എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
മൻ കീ ബാത്തിന്റെ തുടക്കത്തിൽ ഇന്ന് നിങ്ങളുമായി ഒരു നല്ല വാർത്ത പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു
കാനഡയിൽ നിന്ന് അന്നപൂർണ ദേവിയുടെ വളരെ പഴയ ഒരു പ്രതിമ ഇന്ത്യയിലേക്ക് മടങ്ങിവരുന്നുവെന്ന വിവരം അറിയുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നുണ്ടാകും
ഏകദേശം 100 വർഷം മുമ്പ് അതായത് 1913 ൽ ഈ പ്രതിമ വാരണസിയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിരുന്നു ഇത് തിരികെ എത്തിക്കുന്നതിലൂടെ ഈ പുണ്യപ്രവർത്തനം സാധ്യമാക്കിയ കാനഡ സർക്കാരിനോടും മറ്റെല്ലാവരോടും ഞാൻ നന്ദിയർപ്പിക്കുന്നു
അമ്മ അന്നപൂർണയ്ക്ക് കാശിയുമായി വളരെ പ്രത്യേക ബന്ധമുണ്ട്
ഇപ്പോൾ അമ്മയുടെ പ്രതിമ തിരിച്ചുവരുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമാണ്
മാതാ അന്നപൂർണ പ്രതിമ പോലെ നമ്മുടെ പൈതൃകത്തിന്റെ അനേകം അമൂല്യ നിധികൾ അന്താരാഷ്ട്ര സംഘങ്ങളുടെ പക്കലായി കഴിഞ്ഞു
അന്താരാഷ്ട്ര വിപണിയിൽ ഇവയെ ഈ സംഘങ്ങൾ വളരെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു
ഇപ്പോൾ നാം ഇത്തരം സംഘങ്ങളുടെ നേർക്ക് കർക്കശ നിലപാട് തന്നെ സ്വീകരിച്ചു വരുന്നു
ഈ നിധികളുടെ തിരിച്ചുവരവിന് ഇന്ത്യ തന്റെ ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചു വരുന്നു
അത്തരം ശ്രമങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി പ്രതിമകളും കരകൌശല വസ്തുക്കളും തിരികെ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിഞ്ഞു
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാം ലോക പൈതൃക വാരം ആഘോഷിച്ചു
ഇതാ യാദൃശ്ചികമായി മാതാ അന്നപൂർണ പ്രതിമ മടങ്ങിയെത്തുകയും ചെയ്തു
ലോക പൈതൃക വാരം സാംസ്കാരിക പ്രേമികൾക്ക് പഴയ കാലത്തിലേക്ക് മടങ്ങാനും അവരുടെ ചരിത്രത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പര്യവേക്ഷണം ചെയ്യാനും ഒരു മികച്ച അവസരം നൽകുന്നു
കൊറോണ കാലഘട്ടം ആയിരുന്നിട്ടും ആളുകൾ ഈ പൈതൃക വാരം നൂതനമായ രീതിയിൽ ആഘോഷിക്കുന്നത് നാം കണ്ടു
പ്രതിസന്ധിഘട്ടത്തിൽ സംസ്കാരം വളരെ ഉപയോഗപ്രദമാണ് സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു
സാങ്കേതികവിദ്യയിലൂടെ ഒരു വൈകാരിക റീചാർജായി സംസ്കാരം പ്രവർത്തിക്കുന്നു
ഇന്ന് രാജ്യത്തെ നിരവധി മ്യൂസിയങ്ങളും ലൈബ്രറികളും അവയുടെ ശേഖരം പൂർണ്ണമായും ഡിജിറ്റലാക്കാനുള്ള ശ്രമത്തിലാണ്
ദില്ലിയിൽ നമ്മുടെ ദേശീയ മ്യൂസിയം ഇക്കാര്യത്തിൽ പ്രശംസനീയമായ ചില ശ്രമങ്ങൾ നടത്തി
നാഷണൽ മ്യൂസിയം പത്തോളം വെർച്വൽ ഗാലറികൾ അവതരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്താരസകരമല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ദില്ലിയിലെ നാഷണൽ മ്യൂസിയം ഗാലറികൾ സന്ദർശിക്കാൻ കഴിയും
സാങ്കേതികവിദ്യയിലൂടെ കൂടുതൽ ആളുകളിലേക്ക് സാംസ്കാരിക പൈതൃകം എത്തിച്ചേരേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ ഈ പൈതൃക സമ്പത്തുകളുടെ സംരക്ഷണത്തിന് സാങ്കേതികവിദ്യയുടെ ഉപയോഗവും പ്രധാനമാണ്
അടുത്തിടെ ഞാൻ ഒരു രസകരമായ പ്രോജക്റ്റിനെക്കുറിച്ച് വായിക്കുകയായിരുന്നു
നോർവേയുടെ വടക്ക് ഭാഗത്ത് സ്വാൽബാർഡ് സ്വാൽബാർഡ് എന്നൊരു ദ്വീപുണ്ട്
ഈ ദ്വീപിൽ ആർട്ടിക് വേൾഡ് ആർക്കൈവ് എന്ന പ്രോജക്റ്റ് നിർമ്മിച്ചു
ഈ ആർക്കൈവിൽ വിലയേറിയ പൈതൃക ഡാറ്റകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിദത്തമോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങളാൽ നശിച്ചു പോകാത്ത വിധത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു
ഈ പദ്ധതിയെ അടിസ്ഥാനമാക്കി അജന്ത ഗുഹകളുടെ പൈതൃക സമ്പത്ത് ഡിജിറ്റലൈസ് ചെയ്ത് അലങ്കരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുവെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്
ഇതിലൂടെ അജന്ത ഗുഹകളുടെ പൂർണ്ണമായ ഒരു ദർശനം നിങ്ങൾക്ക് ലഭിക്കും
ഡിജിറ്റലൈസ് ചെയ്തതും പുന സ്ഥാപിച്ചതുമായ പെയിന്റിംഗും അനുബന്ധ രേഖകളും ഉദ്ധരണികളും ഇതിൽ ഉൾപ്പെടും
സുഹൃത്തുക്കളേ പകർച്ചവ്യാധി നമ്മുടെ പ്രവർത്തനരീതിയെ മാറ്റിമറിച്ചുവെങ്കിലും പ്രകൃതിയെ പുതിയ രീതിയിൽ അനുഭവിക്കാനുള്ള അവസരവും ഇത് നൽകിയിട്ടുണ്ട്
പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണവും മാറി
ഇപ്പോൾ നാം ശൈത്യകാലത്തേക്ക് പ്രവേശിക്കുകയാണ്
പ്രകൃതിയുടെ വ്യത്യസ്ത നിറങ്ങൾ നമുക്ക് കാണാൻ കഴിയും
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റർനെറ്റിൽ ചെറി പുഷ്പങ്ങളുടെ വൈറൽ ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു
ഞാൻ ചെറി പുഷ്പങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജപ്പാനിലെ ഈ പ്രസിദ്ധമായ ഐഡന്റിറ്റിയെക്കുറിച്ചാണല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കും
പക്ഷെ അങ്ങനെയല്ല ഇവ ജപ്പാനിലെ ഫോട്ടോകളല്ല
ഷില്ലോങിലെ മേഘാലയയിലെ ചിത്രങ്ങളാണിവ
ഈ ചെറി പുഷ്പങ്ങളാൽ മേഘാലയയുടെ ഭംഗി കൂടുതൽ വർദ്ധിക്കുന്നു
സുഹൃത്തുക്കളേ ഈ മാസം ഡോ
സലിം അലി ജിയുടെ 1250 ജന്മവാർഷികാഘോഷം നവംബർ 12 മുതൽ ആരംഭിച്ചു
പക്ഷികളുടെ ലോകത്ത് പക്ഷി നിരീക്ഷണ രംഗത്ത് ഡോക്ടർ സലിം ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തിയത്
ലോകത്തെ പക്ഷി നിരീക്ഷകരെയാകെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ആകർഷിച്ചു
ഞാൻ എല്ലായ്പ്പോഴും പക്ഷിനിരീക്ഷകരുടെ ആരാധകനാണ്
വളരെയധികം ക്ഷമയോടെ അവർ മണിക്കൂറുകളോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ പക്ഷികളെ നിരീക്ഷിക്കുന്നു
പ്രകൃതിയുടെ തനതായ കാഴ്ചകൾ ആസ്വദിക്കുകയും അതിലൂടെ തങ്ങൾ നേടിയ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു
ഇന്ത്യയിലും പക്ഷി നിരീക്ഷണ സമൂഹങ്ങൾ സജീവമാണ്
നിങ്ങളും തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെടുക
എന്റെ തിരക്കുള്ള ജീവിതത്തിൽ കുറച്ചു ദിവസം മുന്പ് കെവാഡിയയിൽ പക്ഷികളോടൊപ്പംകുറച്ചു സമയം ചെലവഴിക്കാനുള്ള അവിസ്മരണീയമായ ഒരു അവസരം എനിക്ക് ലഭിച്ചു
പക്ഷികളുമായി ചെലവഴിക്കുന്ന സമയം അത് നിങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കും മാത്രമല്ല പരിസ്ഥിതിയെ പ്രചോദിപ്പിക്കുകയും ചെയ്യും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ത്യയുടെ സംസ്കാരവും ശാസ്ത്രവും എന്നും എല്ലായ്പ്പോഴും ലോകത്തെ മുഴുവൻ ആകർഷിച്ചിരുന്ന ഘടകങ്ങളാണ്
നിരവധി ആളുകൾ അവയെ കുറിച്ചറിയാൻ ഇന്ത്യയിലെത്തി പിന്നീട് അവർ എന്നെന്നേക്കുമായി ഇവിടത്തെ നിവാസികളായി മാറി
മറ്റു ചിലർ അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോകുകയും ഈ സംസ്കാരത്തിന്റെ പ്രചാരകന്മാരായി മാറുകയും ചെയ്തു
വിശ്വനാഥ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജോനാസ് മസെട്ടിയുടെ ജോണാസ് മസെറ്റി പ്രവർത്തനത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരുന്നു
ജോൺ ബ്രസീലിലെ ആളുകൾക്ക് വേദാന്തവും ഗീതയും പഠിപ്പിക്കുന്നു
റിയോ ഡി ജനീറോയിൽ റിയോ ഡെ ജനീറോ നിന്ന് മണിക്കൂറുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന പെട്രൊപോളിസ് പർവതങ്ങളിൽ Petrópolis അദ്ദേഹം വിശ്വവിദ്യ എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തി വരുന്നു
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം ജോനാസ് ഓഹരി വിപണിയിൽ തന്റെ കമ്പനിയിൽ കുറച്ചു കാലം ജോലി ചെയ്തു
പിന്നീട് അദ്ദേഹത്തിനു ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വേദാന്തം പഠിക്കാൻ താല്പര്യം ജനിച്ചു
സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുതൽ ആത്മീയത വരെ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റേത് ഒരു നീണ്ട യാത്ര തന്നെ ആയിരുന്നു
ജോനാസ് ഇന്ത്യയിൽ വേദാന്ത തത്ത്വചിന്ത പഠിച്ചു
4 വർഷമായി അദ്ദേഹം കോയമ്പത്തൂരിലെ ആര്യ വിദ്യാ ഗുരുകുലം എന്ന സ്ഥലത്താണ് താമസിച്ചത്
ജോനാസിന് മറ്റൊരു പ്രത്യേകതയുണ്ട് തന്റെ സന്ദേശം കൈമാറാൻ അദ്ദേഹം സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരുന്നു
പതിവായി അദ്ദേഹം ഓൺലൈൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്
എല്ലാ ദിവസവും അദ്ദേഹം പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നു
കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ തന്റെ സ്വതന്ത്ര ഓപ്പൺ കോഴ്സുകളിലൂടെ ജോനാസ് ഒന്നര ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ വേദാന്തത്തെക്കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞു
ജോനാസ് ഒരു വലിയ ജോലി ചെയ്യുക മാത്രമല്ല ധാരാളം ആളുകൾക്ക് മനസിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയിലും അത് ചെയ്യുന്നു
കൊറോണയുടെയും ക്വാറന്റൈന്റെയും ഈ സമയത്ത് വേദാന്തത്തിന് എങ്ങനെ സഹായിക്കാനാകുമെന്ന് അറിയാൻ ആളുകൾക്ക് വലിയ താൽപ്പര്യമുണ്ട് മൻ കി ബാത്ത് ലൂടെ ഞാൻ ജോനാസിന്റെ പരിശ്രമത്തിനും അദ്ദേഹത്തിന്റെ ഭാവി പരിശ്രമങ്ങൾക്കും ആശംസകൾ നേരുന്നു
സുഹൃത്തുക്കളേ ഇതിനു സമാനമായി ഇപ്പോൾ നിങ്ങൾ ഒരു വാർത്ത ശ്രദ്ധിച്ചിരിക്കണം
ന്യൂസിലാന്റിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം
ഗൌരവ് ശർമ ലോകത്തിലെ പുരാതന ഭാഷകളിലൊന്നായ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു
ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഈ വ്യാപനം നമുക്കെല്ലാവർക്കും അഭിമാനമുളവാക്കുന്നതാണ്
മൻ കി ബാത്ത് വഴി ഞാൻ ഗൌരവ് ശർമ ജിയെ ആശംസകൾ അറിയിക്കുന്നു
ന്യൂസിലാന്റിലെ ജനങ്ങളെ സേവിക്കുവാനും അതു വഴി അവർക്ക് പുതിയ നേട്ടങ്ങൾ കൈവരുത്തുവാനും അദ്ദേഹത്തിനു കഴിയട്ടെ എന്നു ആശംസിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നാളെ നവംബർ 30 ന് ശ്രീ ഗുരു നാനക് ദേവ് ജിയുടെ 551ാമത്തെ പ്രകാശ് പർവ് പ്രകാശോല്സവം ആഘോഷിക്കും
ഗുരു നാനക് ദേവ് ജിയുടെ സ്വാധീനം ലോകമെമ്പാടും വ്യക്തമായി കാണാവുന്നതാണ്
വാൻകൂവർ വാൻകൂവർ മുതൽ വെല്ലിംഗ്ടൺ വരെ സിംഗപ്പൂർ മുതൽ ദക്ഷിണാഫ്രിക്ക വരെ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കുന്നു
ഗുരു ഗ്രന്ഥ് സാഹിബിൽ ഇങ്ങനെ പറയുന്നു ഒരു ദാസന്റെ ജോലി സേവിക്കുക എന്നതാണ്
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി സുപ്രധാന നാഴികക്കല്ലുകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഒരു സേവകനെന്ന നിലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്
ഗുരു സാഹിബ് നമ്മെകൊണ്ട് സേവനം ചെയ്യിച്ചതാണ്
ഗുരു നാനക് ദേവ് ജിയുടെ 550ാമത്തെ പ്രകാശ് പർവ് ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ 350ാമത്തെ പ്രകാശ് പർവ് ഇനി അടുത്ത വർഷം ശ്രീ ഗുരു തേജ് ബഹാദൂർ ജിയുടെ 400ാമത്തെ പ്രകാശ് പർവവും വരുന്നു
ഗുരു സാഹിബിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചിരുന്നു എന്ന് എനിക്കു സ്വയം തോന്നുന്നു
തന്റെ കാര്യങ്ങളിൽ അദ്ദേഹം എന്നെ എന്നും ചേർത്ത് നിർത്തിയിരുന്നു
സുഹൃത്തുക്കളേ കച്ചിൽ ഒരു ഗുരുദ്വാര ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോഅതാണ് ലഖ്പത് ഗുരുദ്വാര സാഹിബ്
ശ്രീ ഗുരു നാനാക്ക് തന്റെ കഷ്ട കാലങ്ങളിൽ ലഖ്പത് ഗുരുദ്വാര സാഹിബിൽ താമസിച്ചിരുന്നതായി പറയുന്നു
2001 ലെ ഭൂകമ്പത്തിൽ ഈ ഗുരുദ്വാരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു
ഗുരു സാഹിബിന്റെ കൃപ കൊണ്ട് മാത്രമാണ് അതിന്റെ പുനസ്ഥാപനം ഉറപ്പാക്കാൻ എനിക്ക് കഴിഞ്ഞത്
ഗുരുദ്വാര നന്നാക്കിയെന്ന് മാത്രമല്ല അതിന്റെ അന്തസ്സും ആഭിജാത്യവും പുനസ്ഥാപിച്ചു
നമുക്കെല്ലാവർക്കും ഗുരു സാഹിബിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു
ലഖ്പത് ഗുരുദ്വാരയുടെ സംരക്ഷണ ശ്രമങ്ങൾക്ക് 2004 ലെ യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് അവാർഡ് ഫംഗ്ഷനിൽ ഡിസ്ടിംഗ്ഷൻ അവാർഡ് ലഭിക്കുകയും ചെയ്തു
അറ്റകുറ്റപ്പണികൾക്കിടെ കരകൌശലവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പ്രത്യേകം ശ്രദ്ധിച്ചതായി അവാർഡ് നൽകിയ ജൂറി കണ്ടെത്തിയിരുന്നു
ഗുരുദ്വാരയുടെ പുനർനിർമാണ പ്രവർത്തനങ്ങളിൽ സിഖ് സമൂഹത്തിന് സജീവ പങ്കാളിത്തം മാത്രമല്ല അവരുടെ മാർഗദർശനവും ഉണ്ടായിരുന്നു എന്നും ജൂറി കണ്ടെത്തി
മുഖ്യമന്ത്രി അല്ലാതിരുന്നപ്പോൾ പോലും എനിക്ക് ലഖ്പത് ഗുരുദ്വാര സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു
അവിടെയെത്തുമ്പോൾ എനിക്ക് വളരെയധികം ഊർജം ലഭിക്കുമായിരുന്നു
ഈ ഗുരുദ്വാര സന്ദർശിക്കുന്ന ഏവർക്കും പ്രത്യേക അനുഭൂതി ലഭിക്കുന്നു
ഗുരു സാഹിബ് എന്നിൽ നിന്ന് നിരന്തരമായ സേവനം സ്വീകരിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട്
കഴിഞ്ഞ വർഷം നവംബറിൽ കർതാർപൂർ സാഹിബ് ഇടനാഴി തുറന്നത് വളരെ ചരിത്രപരമായ ഒരു സംഭവമായിരുന്നു
ജീവിതത്തിലുടനീളം ഞാൻ ഈ കാര്യം എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും
ശ്രീ ദർബാർ സാഹിബിനെ സേവിക്കാൻ മറ്റൊരു അവസരം ലഭിച്ചത് നമ്മുടെ ഏവരുടെയും പരമ ഭാഗ്യമാണ്
വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ സിഖ് സഹോദരങ്ങൾക്ക് ദർബാർ സാഹിബിന്റെ സേവനത്തിനായി ഫണ്ട് അയയ്ക്കുന്നത് എളുപ്പമായിരിക്കുകയാണ്
ഈ നീക്കം ലോകത്തിലെ ഭക്തരെ ദർബാർ സാഹിബുമായി കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്
സുഹൃത്തുക്കളേ ലങ്കറിന്റെ സമൂഹ ഭക്ഷണം പാരമ്പര്യം ആരംഭിച്ചത് ഗുരു നാനക് ദേവ് ജി ആണ് ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹം കൊറോണയുടെ ഈ സമയത്ത് ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന പാരമ്പര്യം എങ്ങനെ തുടരുന്നുവെന്ന് ഇന്ന് നാം കണ്ടു
മാനവ സേവയുടെ ഈ പാരമ്പര്യം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി നിരന്തരം വർത്തിക്കുന്നു
നാമേവരും നല്ല സേവകരായി തുടരട്ടെ എന്നു ഞാൻ ആശംസിക്കുന്നു
ഗുരു സാഹിബ് എന്നിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഈ രീതിയിൽ സേവനം ആഗ്രഹിക്കുന്നു
ഒരിക്കൽ കൂടി ഗുരു നാനക്ക് ജയന്തിക്ക് എന്റെ ആശംസകൾ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്തുടനീളമുള്ള നിരവധി സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനും അവരുടെ വിദ്യാഭ്യാസ യാത്രയിലെ പ്രധാന പരിപാടികളിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം ലഭിച്ചു
സാങ്കേതികവിദ്യയിലൂടെ ഐഐടിഗുവാഹത്തി ഐഐടിദില്ലി ദീൻദയാൽ പെട്രോളിയം യൂണിവേഴ്സിറ്റി ഗാന്ധിനഗർ ജെഎൻയു മൈസൂർ സർവകലാശാല ലക്നൌ സർവകലാശാല എന്നിവരുമായി എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു
രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഇരിക്കുന്നത് വളരെ ഉന്മേഷദായകവും ഊർജ്ജം നിറയ്ക്കുന്നതുമായ കാര്യമാണ്
യൂണിവേഴ്സിറ്റി കാമ്പസുകൾ ഒരു തരത്തിൽ മിനി ഇന്ത്യ പോലെയാണ്
ഒരു വശത്ത് ഈ കാമ്പസുകളിൽ ഇന്ത്യയുടെ വൈവിധ്യം ദർശിക്കാം
മറുവശത്ത് പുതിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം വരുത്തുന്നതിനുള്ള ആഗ്രഹവും അവർക്കുണ്ട്
കൊറോണയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരു സ്ഥാപനത്തിന്റെ പരിപാടിക്ക് പോകുമ്പോൾ അടുത്തുള്ള സ്കൂളുകളിൽ നിന്നുള്ള പാവപ്പെട്ട കുട്ടികളെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു
ആ കുട്ടികൾ എന്റെ പ്രത്യേക അതിഥികളായി ചടങ്ങിൽ എത്തിയിരുന്നു
ആ മഹത്തായ ചടങ്ങിൽ വച്ച് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾഡോക്ടറും എഞ്ചിനീയറും ശാസ്ത്രജ്ഞനും ഒക്കെ ആകുന്നത് ഒരു ചെറിയ കുട്ടി കാണുന്നു ആരെങ്കിലും മെഡൽ നേടുന്നത് കാണുന്നു പിന്നെ അവനിൽ പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു എനിക്കും ഇതിന് കഴിയും എന്ന ആത്മവിശ്വാസം അവനിൽ ഉണ്ടാകുന്നു
ഇത് അവനിൽ ദൃഡനിശ്ചയം ഉണര്ത്തുവാനുള്ള പ്രചോദനമാകുന്നു
സുഹൃത്തുക്കളേ ഇതുകൂടാതെ ആ സ്ഥാപനത്തിന്റെ പൂർവവിദ്യാർഥികൾ ആരാണ് ആ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുമായി പതിവായി ഇടപഴകുന്നതിനുള്ള ക്രമീകരണം എന്താണ് എന്ന കാര്യം കൂടി അറിയാൻ എനിക്ക് എല്ലായ്പ്പോഴും താൽപ്പര്യമുണ്ട്
അവരുടെ പൂർവ്വ വിദ്യാർത്ഥി ശൃംഖല എത്രത്തോളം ഊർജ്ജ്വസ്വലമാണ്
എന്റെ യുവ സുഹൃത്തുക്കളെ നിങ്ങൾ എന്നുവരെയാണോ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത് അന്ന് വരെ അവിടുത്തെ വിദ്യാർഥിയായിരിക്കും
പക്ഷെ ജീവിതം മുഴുവനും നിങ്ങൾ അവിടത്തെ പൂർവ വിദ്യാർഥി ആയിരിക്കും
സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പടിയിറങ്ങുന്നതിനു ശേഷം രണ്ടു കാര്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിനോടും കോളേജിനോടുമുള്ള ബന്ധം
പൂർവ വിദ്യാർഥികൾ പരസ്പരം സംസാരിക്കുമ്പോൾ സ്കൂളിനെക്കുറിച്ചും കോളേജിനെക്കുറിച്ചുമുള്ള അവരുടെ ഓർമ്മകളിൽ പുസ്തകത്തെയും പഠനത്തെക്കാളുമുപരി ക്യാമ്പസിൽ ചെലവഴിച്ച സമയം പിന്നെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ പിന്നെ ആ ഓർമകളിൽ നിന്നും താൻ പഠിച്ച സ്ഥാപനത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോന്നൽ ഒക്കെ ഉണ്ടാകും
നിങ്ങളുടെ വ്യക്തിത്വം വികസിച്ചത് എവിടെ നിന്നാണോ അതിന്റെ വികസനത്തിനായി എന്തെങ്ങിലും ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽപരം സന്തോഷം വേറെന്തുണ്ട് അത്തരം ചില ശ്രമങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്
പൂർവ വിദ്യാർഥികൾ തങ്ങൾ പഠിച്ച സ്ഥാപനത്തിനു സഹായങ്ങൾ നൽകിയതിനെക്കുറിച്ച്
ഇന്നത്തെക്കാലത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ സജീവമാണ് പൂർവ വിദ്യാർഥികൾ
ടി യിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ അവരുടെ സ്ഥാപനത്തിനായി കോൺഫറൻസ് സെന്റർ മാനേജ്മെന്റ് സെന്റർ ഇൻക്യുബേഷൻ സെന്റർ തുടങ്ങിയ അത്യാധുനിക സൌകര്യങ്ങൾ ഒരുക്കി നൽകി
ഇവരുടെ ഇത്തരംപ്രവർത്തനങ്ങൾ ഇന്നത്തെ വിദ്യാർഥികളുടെ പഠന അനുഭവത്തെ മികച്ചതാക്കാൻ സഹായിക്കും
ഡൽഹിയിലെ ഐ
ടി ഒരു എൻഡോവ്മെന്റ് ഫണ്ട് തുടങ്ങിയിട്ടുണ്ട്
അതൊരു മികച്ച ആശയമാണ്
ലോകത്തിലെ തന്നെ മികച്ച സർവകലാശാലകൾ ഇത്തരത്തിലുള്ള എൻഡോവ്മെന്റ് നൽകുന്നത് ശീലമാക്കിയിട്ടുണ്ട് അത് വിദ്യാർഥികൾക്ക് വളരെ പ്രയോജനകരമാണ്
എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകൾക്കും ഇത്തരത്തിലുള്ള എൻഡോവ്മെന്റ് നൽകുവാൻ സാധിക്കും
എന്തെങ്കിലും തിരികെ നൽകേണ്ടി വരുമ്പോൾ ഒന്നും വലുതും ചെറുതും ആകുന്നില്ല
ചെറിയ ചെറിയ സഹായം പോലും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്
എല്ലാ ശ്രമങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്
സാധാരണയായി പൂർവ വിദ്യാർഥികൾ അവരുടെ സ്ഥാപനത്തിന്റെ ടെക്നോളജി നവീകരണം കെട്ടിട നിർമാണം അവാർഡ് സ്കോളർഷിപ്പ് എന്നിവ തുടങ്ങാൻ നൈപുണ്യ വികസന പരിപാടികൾ തുടങ്ങാൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്
ചില സ്കൂളുകളിലെ പൂർവ വിദ്യാർഥി സംഘടനകൾ മെന്റെർഷിപ്പ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്
ഇതിൽ അവർ പല പല ബാച്ചുകളായി വിദ്യാർഥികൾക്ക് മാർഗ്ഗനിർദേശം നൽകുന്നു
അതോടൊപ്പം വിദ്യാഭ്യാസ സാധ്യതയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു
ധാരാളം സ്കൂളുകളിലെ എടുത്തു പറയുകയാണെങ്കിൽ ബോർഡിംഗ് സ്കൂളുകളിലെ പൂർവ വിദ്യാർഥി സംഘടനകൾ വളരെ മികച്ചതാണ്
അവർ കായിക ടൂർണമെന്റുകളും സാമൂഹ്യ സേവനവും ആസൂത്രണം ചെയ്തു വരുന്നു
ഞാൻ പൂർവ വിദ്യാർഥികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ഏതു സ്ഥാപനത്തിലാണോ പഠിച്ചത് അത് സ്കൂളായാലും കോളേജായാലും സർവകലാശാലയായാലും ശരി ആ സ്ഥാപനവുമായുള്ള ബന്ധം ഒന്ന് കൂടി ദൃഢമാക്കണം
എല്ലാ സ്ഥാപനങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പൂർവവിദ്യാർഥികൾ ഇടപഴകുന്നതിനുതകുന്ന നൂതന രീതികൾ ആവിഷ്കരിക്കാൻ തയ്യാറാവണം
പൂർവവിദ്യാർഥികളുടെ സജീവ പങ്കാളിത്തിനായി ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം തയ്യാറാക്കണം
വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലും മാത്രമല്ല നമ്മുടെ ഗ്രാമങ്ങളിലെ സ്കൂളുകളിലും ശക്തവും ഉണ്ടാകേണ്ട
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഡിസംബർ 5 ശ്രീ
അരബിന്ദോയുടെ ഓർമ ദിവസമാണ്
അരബിന്ദോയെക്കുറിച്ച് വായിക്കുന്തോറും ആഴത്തിലുള്ള അറിവ് ലഭിക്കുന്നു
എന്റെപ്രിയപ്പെട്ട യുവാക്കൾ അരബിന്ദോയെക്കുറിച്ച് എത്രത്തോളം മനസിലാക്കുന്നോ അത്രത്തോളം നിങ്ങൾ നിങ്ങളെ തന്നെ പരിഷ്ക്കരിക്കും
ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കെത്താൻ അരബിന്ദോ നിങ്ങൾക്കെപ്പോഴും ഒരു പ്രേരണയായിരിക്കും
നിങ്ങൾക്ക് പുതിയ മാർഗം കാണിച്ചു തരാൻ അദ്ദേഹത്തിനു സാധിക്കും
എങ്ങനെ എന്നാൽ ഇന്ന് നമ്മൾ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനുമായി മുന്നോട്ടു പോകുമ്പോൾ അരബിന്ദോയുടെ തദ്ദേശീയ തത്വചിന്ത നമുക്ക് വഴി കാണിച്ചുതരും
അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ജോലിക്കാരും കരകൌശല വിദഗ്ധരും നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് സ്വദേശി എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത്
വിദേശത്തു നിന്നും എന്തെങ്കിലും പഠിക്കുന്നതിനെ അദ്ദേഹം എതിർത്തിരുന്നില്ല
എവിടെനിന്നെങ്കിലും പുതിയതായി പഠിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് നല്ലതാണ്
ഇത് തന്നെയാണ് വോക്കൽ ഫോർ ലോക്കൽ ക്യാപയിന്റെ ചേതനയും
പ്രത്യേകിച്ച് അദ്ദേഹം സ്വദേശിയെ സ്വീകരിക്കുന്നതിനെക്കുറിച് പറഞ്ഞിരിക്കുന്നത് ഇന്ന് എല്ലാ പൌരൻമാരും വായിക്കേണ്ടതാണ്
സുഹൃത്തുക്കളേ അതുപോലെ വിദ്യാഭ്യാസ ത്തെക്കുറിച്ചുള്ള അരബിന്ദോയുടെ ചിന്തകൾ വളരെ വ്യക്തമാണ്
അദ്ദേഹം വിദ്യാഭ്യാസത്തെ കേവലം അറിവോ ഡിഗ്രി നേടുന്നതോ ജോലി നേടുന്നതോ ആയിട്ടല്ല കാണുന്നത്
മറിച്ച്് വിദ്യാഭ്യാസം യുവാക്കളുടെ മനസ്സിലും ശരീരത്തിനും പരിശീലനം നൽകുന്നതായിരിക്കണം
യുവാക്കളുടെ മസ്തിഷ്കത്തിന്റെ ശാസ്ത്രീയവികസനവും മനസ്സിൽ ഭാരതീയൻ എന്ന വിചാരവും ഉണ്ടാകണം എങ്കിലേ യുവാക്കൾക്ക് നല്ലൊരു പൌരനാകാൻ സാധിക്കൂ
അരബിന്ദോ ദേശീയ വിദ്യാഭ്യാസത്തെക്കുറിച് എന്താണോ അന്ന് പറഞ്ഞത് അത് ആരും ചെവിക്കൊണ്ടില്ല
ഇന്ന് രാജ്യം അതിനെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമായി സ്വീകരിച്ചുകൊണ്ട് നടപ്പാക്കുകയാണ്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഭാരതത്തിൽ കൃഷിക്കും അനുബന്ധ കാര്യങ്ങൾക്കും പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയാണ്
കഴിഞ്ഞ കാലത്തെ കൃഷി നവീകരണ പ്രവർത്തനങ്ങൾ കാർഷിക മേഘലക്ക് വലിയ മുതൽക്കൂട്ടാണ് നൽകാൻ സാധിച്ചത്
വർഷങ്ങളായുള്ള കർഷകരുടെ ആവശ്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെവിക്കൊണ്ടില്ല
പക്ഷെ ഇന്നത് സാക്ഷാത്ക്കരിക്കപ്പെട്ടിരിക്കയാണ്
വളരെ ചർച്ചകൾക്ക് ശേഷം കാർഷിക പരിഷ്ക്കരണത്തിനു നിയമപരമായ രൂപം ലഭിച്ചിരിക്കുകയാണ്
ഇതോടെ കർഷകർക്ക് അവരുടെ അധികാരം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും
ഈ അധികാരങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ കുറച്ചിട്ടുണ്ട്
മഹാരാഷ്ട്രയിലെ ധൂലെ ജില്ലയിലെ കർഷകനായ ജിതേന്ദ്ര ജി പുതിയ കാർഷിക നിയമങ്ങൾ എങ്ങനെ ഉപയോഗിച്ചുവെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം
ജിതേന്ദ്ര ജി ചോളം കൃഷി ചെയ്ത് വ്യാപാരികൾക്ക് ശരിയായ വിലയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു
വിളയുടെ ആകെ ചെലവ് ഏകദേശം മൂന്ന് ലക്ഷം മുപ്പതിനായിരം രൂപയായി നിശ്ചയിച്ചു
ജിതേന്ദ്രക്ക് ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് ആയി കിട്ടി കഴിഞ്ഞു
ബാക്കി പൈസ പതിനഞ്ച് ദിവസത്തിനകം കിട്ടും
പക്ഷെ എന്തോ കാരണം കൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം ബാക്കി പൈസ കിട്ടിയില്ല
കർഷകരിൽ നിന്നും വിളവ് വാങ്ങി മാസക്കണക്കിനായാലും പൈസ കൊടുക്കില്ല ചോളം വാങ്ങുന്നവർ വർഷങ്ങൾക്ക് മുൻപുള്ള അതേ പാരമ്പര്യം പിൻതുടരുന്നവരാണ്
അങ്ങനെ ജിതെന്ദ്രക്ക് നാലുമാസമായി പേമെന്റ് കിട്ടിയില്ല
ഈ അവസരത്തിൽ ജിതെന്ദ്രക്ക് സഹായമായത് സെപ്റ്റംബറിൽ പാസായ കർഷക നിയമമാണ്
ഈ നിയമത്തിൽ വിള വാങ്ങി മൂന്ന് ദിവസത്തിനുള്ളിൽ കർഷകന് മുഴുവൻ പണവും നൽകണമെന്നും പണമടച്ചില്ലെങ്കിൽ കർഷകന് പരാതി നൽകാമെന്നും വ്യവസ്ഥയുണ്ട്
നിയമത്തിൽ മറ്റൊരു വലിയ വ്യവസ്ഥ കൂടിയുണ്ട് ഈ നിയമപ്രകാരം പ്രദേശത്തെ എസ്
എം കർഷകന്റെ പരാതി ഒരു മാസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ടതാണ്
അത്തരമൊരു നിയമത്തിന്റെ പരിരക്ഷ നമ്മുടെ കർഷക സഹോദരന്മാരുടെ പക്കലുണ്ടായിരുന്നപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ജിതേന്ദ്ര പരാതിപ്പെടുകയും അദ്ദേഹത്തിന്റെ കുടിശ്ശിക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നൽകുകയും ചെയ്തു
അതായത് നിയമത്തെക്കുറിച്ചുള്ള ശരിയായതും പൂർണ്ണവുമായ അറിവ് മാത്രമാണ് ജീതേന്ദ്രയുടെ കരുത്തായത്
ഏത് മേഖലയിലായാലും എല്ലാത്തരം ആശയക്കുഴപ്പങ്ങളിൽ നിന്നും കിംവദന്തികളിൽ നിന്നും അകന്ന് ശരിയായ വിവരങ്ങൾ മനസ്സിലാകുക എന്നത് ഓരോ വ്യക്തിക്കും ഒരു വലിയ പിന്തുണയാണ്
രാജസ്ഥാനിലെ ബാരൻ ജില്ലയിൽ താമസിക്കുന്ന മുഹമ്മദ് അസ്ലം കർഷകരിൽ അവബോധം വളർത്തുന്നതിനായി അത്തരമൊരു കാര്യം ചെയ്യുന്നു
ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ സി
ഒ കൂടിയാണ് അദ്ദേഹം
അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ സിഇഒ
രാജ്യത്തിന്റെ വിദൂര മേഖലകളിൽ പ്രവർത്തിക്കുന്ന കർഷക സംഘങ്ങൾക്ക് സിഇഒമാർ ഉണ്ടെന്ന അറിവ് ദേശത്തെ വലിയ കമ്പനികളുടെ സി
ഒ മാർക്ക് ആനന്ദം നൽകുന്ന വാർത്തയായിരിക്കും
സുഹൃത്തുക്കളേ മുഹമ്മദ് അസ്ലം ജി തന്റെ പ്രദേശത്തെ നിരവധി കർഷകരെ സംയോജിപ്പിച്ച് ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു
അവർ ഈ ഗ്രൂപ്പിലൂടെ എല്ലാ ദിവസവും അടുത്തുള്ള മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർഷകരെ അറിയിക്കുന്നു
അവരുടെ സ്വന്തം എഫ്
ഒയും കർഷകരിൽ നിന്ന് വിളകൾ വാങ്ങുന്നു ഇത്തരം ശ്രമങ്ങൾ സ്വന്തം തീരുമാനമെടുക്കാൻ കർഷകരെ സഹായിക്കുന്നു
സുഹൃത്തുക്കളേ
അറിവുണ്ടെങ്കിൽ ഊർജ്ജ്വസ്വലരാകാം
അങ്ങനെ ബോധവൽകരണത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു കാർഷിക സംരംഭകനാണ് ശ്രീ വീരേന്ദ്ര യാദവ്
ഒരിക്കൽ ഓസ്ട്രേലിയയിൽ താമസിച്ചിരുന്ന വീരേന്ദ്ര യാദവ് രണ്ട് വർഷം മുമ്പ് ഇന്ത്യയിലെത്തി
അദ്ദേഹം ഇപ്പോൾ ഹരിയാനയിലെ കൈതാലിലാണ് താമസിക്കുന്നത്
മറ്റ് ആളുകളെപ്പോലെ കാർഷിക മേഖലയിലെ വൈക്കോൽ നിർമാർജ്ജനം അദ്ദേഹത്തിന്റെ മുന്നിലും ഒരു വലിയ പ്രശ്നമായിരുന്നു
ഇതിന്റെ പരിഹാരത്തിനായി വളരെ വിശാലമായ പ്രവർത്തനം ഇന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഇന്ന് മൻ കി ബാത്തിൽ ഞാൻ വീരേന്ദ്ര ജിയെ പ്രത്യേകം പരാമർശിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വ്യത്യസ്തമാണ് അവ നമുക്ക് ഒരു പുതിയ ദിശ കാണിക്കുന്നു
| വൈക്കോൽ മാറ്റുന്ന പ്രശ്നം പരിഹരിക്കാൻ വീരേന്ദ്ര ജി വൈക്കോൽ പിണ്ഡങ്ങൾ നിർമ്മിക്കാൻ ഒരു വൈക്കോൽ ബാലർ മെഷീൻ വാങ്ങി
ഇതിനായി കാർഷിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായവും ലഭിച്ചു
ഈ യന്ത്രം ഉപയോഗിച്ച് അദ്ദേഹം വൈക്കോൽ പിണ്ഡങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി
പിണ്ഡങ്ങൾ രൂപീകരിച്ച ശേഷം അദ്ദേഹം കാർഷിക എനർജി പ്ലാന്റും പേപ്പർ മില്ലും വിറ്റു
രണ്ട് വർഷത്തിനുള്ളിൽ വൈക്കോൽ നിർമാർജ്ജനത്തിലൂടെ ഒന്നര കോടിയിലധികം രൂപ വീരേന്ദ്ര ജി നേടിയതായും അതും ഏകദേശം 50 ലക്ഷം രൂപ ലാഭമുണ്ടാക്കിയെന്നും അറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും
വീരേന്ദ്രജീ വൈക്കോൽ എടുക്കുന്ന കൃഷിയിടങ്ങളിലെ കൃഷിക്കാർക്കും ഇത് പ്രയോജനകരമാണ്
കുപ്പയിൽ നിന്നും കനകം വിളയിക്കുന്നു എന്ന ചൊല്ല് പോലെ വൈക്കോൽ നീക്കംചെയ്യുന്നതിലൂടെ പണവും പുണ്യവും നേടുന്നതിനുള്ള ഒരു സവിശേഷ ഉദാഹരണമാണ് ഇത്
യുവാക്കളോട് ഞാൻ അപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് കാർഷിക പഠനം നടത്തുന്ന ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് അവരുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ പോയി കർഷകരെ ആധുനിക കൃഷിയെക്കുറിച്ചും സമീപകാല കാർഷിക പരിഷ്കാരങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കൂ
ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളുടെ പങ്കാളിയാകും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ
മൻ കി ബാത്തിൽ നാം വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു
പക്ഷേ നാം ഒരിക്കലും സന്തോഷത്തോടെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം നടന്നിട്ട് ഒരു വർഷം തികയുന്നു
കൊറോണയുടെ ആദ്യ കേസിനെക്കുറിച്ച് ലോകം അറിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമായി
അതിനുശേഷം ലോകമൊട്ടകെ നിരവധി ഉയർച്ച താഴ്ചകൾ കണ്ടു
ലോക്ക്ഡൌണിൽ നിന്ന് പുറത്തുവന്ന് നാം ഇപ്പോൾ വാക്സിനെ കുറിച്ച് ചർച്ചചെയ്യാൻ തുടങ്ങി
എന്നാൽ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ ഇപ്പോഴും വളരെ മാരകമാണ്
കൊറോണയ്ക്കെതിരായ പോരാട്ടം നാം ശക്തമായി തുടരണം
സുഹൃത്തുക്കളേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ ആറാം തീയതി ബാബാ സാഹിബ് അംബേദ്കറുടെ ചരമ വാർഷികമാണ്
ഈ ദിവസം ബാബാ സാഹിബിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തോടുള്ള തന്റെ പ്രതിജ്ഞകൾ ഭരണഘടന ഒരു പൌരനെന്ന നിലയിൽ നമ്മുടെ കടമ നിർവഹിക്കാൻ അദ്ദേഹം നമുക്ക് നൽകിയ പാഠങ്ങൾ എന്നിവ ആവർത്തിക്കേണ്ടത് ആവശ്യമാണ്
രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശീതകാലം ശക്തി പ്രാപിക്കുന്നു
പലയിടത്തും മഞ്ഞുവീഴുന്നു
ഈ സീസണിൽ കുടുംബത്തിലെ കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒപ്പം നാം നമ്മളെത്തന്നെ പരിപാലിക്കുകയും വേണം
തന്റെ ചുറ്റുമുള്ള ദരിദ്രരെക്കുറിച്ച് ആളുകൾക്കുള്ള കരുതൽ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു
ഊഷ്മള വസ്ത്രങ്ങൾ നൽകി ആളുകൾ അവരെ സഹായിക്കുന്നു
നിരാലംബരായ മൃഗങ്ങൾക്കും ശീതകാലം വളരെ ബുദ്ധിമുട്ടാണ്
അവരെ സഹായിക്കാനും നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നു
നമ്മുടെ യുവതലമുറ അത്തരം പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്
സുഹൃത്തുക്കളേ അടുത്ത തവണ നാം മൻ കീ ബാത്തിൽ കണ്ടുമുട്ടുമ്പോൾ ഈ വർഷം 2020 അവസാനിക്കുന്നുണ്ടാകും
പുതിയ പ്രതീക്ഷകൾ പുതിയ വിശ്വാസങ്ങൾ എന്നിവ ഉപയോഗിച്ച് നാം മുന്നോട്ട് പോകും
നിങ്ങളുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും അവ എന്തൊക്കെയാണെങ്കിലും എന്നോട് പങ്കിടുന്നത് തുടരുക
നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ
എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കുക രാജ്യത്തിനായി സജീവമായിരിക്കുക
വളരെയധികം നന്ദി